എന്തെടി അങ്ങനെ പോന്നു എന്ന പ്രത്യേകിച്ചൊരു വിളിയെല്ലാം

പ്രത്യേകിച്ച് അങ്ങനെ ഒന്നല്ല പിന്നെ നീ രാത്രിക്ക് ഒക്കെ വേഗം കിടന്നുറങ്ങുമായിരിക്കും അല്ലെ അങ്ങനെ ഒന്നുല്ല ലേറ്റ് ആകും ഫോണെല്ലാം കണ്ടു അങ്ങനെയെല്ലോ ഇരുന്നു ആഹ് അതന്നെ സാങ്കേതിക വിദ്യയുടെ വളർച്ച കണ്ട ഫോണില്ലാതെ പറ്റുന്നില്ല ഇന്നത്തെ സമൂഹത്തിനു മാപ്ല ഗൾഫിൽ ആയോണ്ട് ലേറ്റ് ആയിട്ടല്ലേ വിളിക്കുള്ളൂ ഓഹ് മാപ്ല വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോൺ ഉപയോഗിക്കാറില്ലായിരിയ്ക്കും അല്ലെ അങ്ങനെ ഒന്നുല്ല കൊറച്ചു സമയം ഇങ്ങനെ ഫോൺ നോക്കി അങ്ങനെ കിടന്നുറങ്ങും എന്റെയൊക്കെ പ്രശ്നം അതുതന്നെ ഫോൺ നോക്കാണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അത് ഇന്ന് എല്ലാർക്കും അങ്ങനെ തന്നെയല്ലേ കുഞ്ഞിപ്പിള്ളേർ തൊട്ടു വല്യ പിള്ളേർ വരെ ആർകെങ്കിലും ഫോൺ ഇല്ലാണ്ട് നിക്കാൻ കഴിയുന്നുണ്ടോ അത് ശരി തന്നെ ഇപ്പംതന്നെ കുട്ടികൾക്ക് എല്ലാം ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ ഫോൺ വേണം

ആഹ് ഫോൺ ഇല്ലാണ്ട് നടക്കൂലല്ലോ കരച്ചിലും വിളിച്ചലും

അതന്നെയാ അതിപ്പം എല്ലാടത്തും അങ്ങനെതന്നെ കുട്ടികൾക്ക് കൂടുതലായി കാണുമ്പോ അവരുടെ കണ്ണിനെയും മസ്തിഷകത്തിനും അതൊക്കെ പ്രശ്നം വരും കാരണം ഇതിന്റെ വൈബ്രേഷൻ ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര മോശമാണ് അത് ശരിയാണ് പക്ഷെ അവർക്ക് അതില്ലാണ്ട് പറ്റുന്നില്ലല്ലോ ഫുഡ് വരേയ്ക്കും കഴിക്കുന്നില്ലല്ലോ ഇന്ന് വളർന്നു വരുന്ന സാങ്കേതികത ഇപ്പോഴത്തെ കുട്ടികളൊന്നും വൈകുന്നേര സമയങ്ങളിൽ കളിക്കുകയോ പണ്ടൊക്കെ നമ്മൾ വൈകുന്നേരം സ്കൂൾ വിട്ടു വന്ന ഉടനെ മണ്ണപ്പം ചുട്ടിട്ടും കൊൽക്കളിയും അങ്ങനെ എന്തൊക്കെയോ കളിക്കലാണ് ഇപ്പം സ്കൂൾ വിട്ടിട്ട് ഓടി വന്നിട്ടു ഒന്നുകിൽ ടീവിക്ക് മുന്നിൽ അല്ലെങ്കിൽ ഫോണിന്റെ മുന്നിൽ എന്റെ വീട്ടിലൊന്നും ടീവി ഇല്ല . എല്ലാരിക്കും വേണ്ടത് ഫോണാണ് പിന്നെ ഇന്ന് ടിവിയുടെ ആവശ്യം ഇല്ല .കാരണം എന്താണെന്നു വച്ചാൽ എല്ലാര്ക്കും ഫോണിൽ എല്ലാം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ പിള്ളേർക്ക് അടക്കം അത് ഞെക്കാൻ പഠിച്ചു

ഞാൻ വിചാരിക്കുന്നു ചെറിയ കുട്ടികളല്ലേ അവർക്കെല്ലാ എങ്ങനെയാണ് ഇത്രവേഗം മനസ്സിലാവുന്നത് എന്ന്

ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ വളർച്ച കണ്ടോ . അതുപോലെ തന്നെ ആ കൊറോണ സമയത്തു ഇങ്ങനെയുള്ള ഫോണുകൾ ഉള്ളത് കൊണ്ടല്ലേ കുട്ടികൾക്ക് പഠിക്കാൻ കഴിഞ്ഞത് അവരുടെ പഠനം ഒരു വർഷം നിലച്ചു പോവുന്നതിനു പകരം തുടർന്ന് പോവാൻ കഴിഞ്ഞത് ഈ ഫോണിന്റെ ഇത് കൊണ്ടാണല്ലോ സാങ്കേതികത്വത്തിന്റെ വളർച്ച കൊണ്ടാണല്ലോ അതെല്ലാം അങ്ങനെ തന്നെ അത് അല്ലെങ്കിൽ അവർ ഇവിടെ നിന്നിട്ട് അവരുടെ പഠനവും ഉണ്ടാവില്ല ഫോൺ ഉള്ളത് കൊണ്ട് എല്ലാര്ക്കും അങ്ങനെ കിട്ടീല്ലേ ക്ലാസ് ഫോൺ, ലാപ്ടോപ്പ് അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളിൽ എല്ലാം നല്ലതു തന്നെയാണ് പക്ഷെ അതിൽ മോശമായ കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് ബാധിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോഴും ശ്രദ്ധിക്കണം ചെറിയ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാൻ പാടില്ല . പക്ഷെ ഈ ഒരു വര്ഷം കുട്ടികൾക്ക് നന്നായി പഠിക്കാൻ കഴിഞ്ഞല്ലോ . കുട്ടികൾക്ക് പഠനത്തിൽബുദ്ധിമുട്ട് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അതെല്ലാം ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ച കരണമാണല്ലോ

എന്റെ വീട്ടിൽ തന്നെ ഇന്ന് എല്ലാര്ക്കും ഫോണുണ്ട്. ചെറിയ കുട്ടികൾ ഒഴിച്ച് എന്റെ അനിയന്മാർ എനിക്ക് മൂന്നു അനിയന്മാർ ഉണ്ട് മൂന്നു അനിയന്മാർക്കും ഫോണുണ്ട് ഇന്ന് ഫോണ് ഇല്ലാത്തത് ആരെ കയ്യിലാണ് അവർക്ക് തന്നെ ഇന്ന് ഫോൺ വെക്കേണ്ട നിക്കാൻ കഴിയുന്നുണ്ടോ അതന്നെ ഒരുദിവസം റീചാർജ് കഴിഞ്ഞു പോയാൽ പിന്നെ വൈ ഫൈ ക്കു വേണ്ടി ആയിരിക്കും

നെറ്റ് തീർന്നാൽ ആണ് നെറ്റ് അതും തീർക്കുന്നത് അതുകൊണ്ട് ആർക്കും നെറ്റും ഇല്ലല്ലോ നെറ്റ് തീരുന്നുണ്ടല്ലോ ആ ഇന്റർനെറ്റിന്റെ ഉപയോഗം കൂടുതൽ ആവുന്നത് കൊണ്ടല്ലേ അങ്ങനെ ആഹ് ഇന്റർനെറ്റിന്റെ ഉപയോഗം കൂടുതൽ ആയി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരുമാസത്തിലെ കാലാവധിയെ തീരുന്നുള്ളൂ ഉമ്മ അതന്നെ , പിന്നെ

ഫുഡൊക്കെ ആയി കഴിച്ചില്ല എന്നാൽപ്പിന്നെ വേറൊന്നും ഇല്ലല്ലോ ഓക്കേ ഓക്കേ